മാവ് മൈദ

പിന്ന ഞമ്മള് ഉന്നക്കായി ഇണ്ടാക്കും ആഹ് ഉന്നക്കായി ഉന്നക്കായ് എന്താ സംഭവം അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ നേന്ത്രപ്പയം നമ്മള് പുഴുങ്ങണം

എന്നിട്ടത് അടിച്ച് പരത്ത

പറത്തിട്ടതോര് മാവ് പോലെ എന്നിട്ടയിക്ക്

കൈല് വെച്ചാണ്ട് Round ആക്കിറ്റ് പരത്തിറ്റ് അയ്ക്ക് പഞ്ചസാരയും തേങ്ങയും ആക്കെ അയിൻറെ ഉള്ളിങ്ങനെ നെറക്ക

അപ്പൊ അതങ്ങട്ട് മൂഡിറ്റ്‌ എണ്ണെലിട്ട് വറുക്കാ

Simple പരിപാടിയാണ് ആഹ് പിന്നെ സമൂസ സമൂസ ഇണ്ടാക്കാനറില്ലേ ഉം ആഹ് സമൂസ ആ സമൂസ ഇണ്ടാക്കാനറിയാം

മ്മക്ക് ഈലിണ്ടെങ്കില് ഇങ്ങളിണ്ടക്കോ ഞാനീണ്ടക്കുവെയ് ഉം വേറെ

ഇതൊക്കെ ഞമ്മളിപ്പോ Sheff ആണേ അഹ് എവിടെ ഇപ്പിവിടെ നാട്ടിത്തന്നെ നാട്ടിത്തെ എന്തേലും പരിപാടി കല്യാണ പരിപാടികളൊക്കെ ഇണ്ടാവുംബളെ ഉം ആഹ് ആഹ് ആഹ് Cooker ആ

Hotel ഒക്കെ ഇണ്ട് എവിടെ

നിനക്ക് ഏത് Food ലിപ്പോ ഏതാ ഏറ്റോ ഇഷ്ടള്ള Food Food ല് ഇഷ്ടള്ള Food മന്തി ഇഷ്ട്ടാണ് ബിരിയാണി

പോർത്തുന്ന് മന്തി കയ്ക്കാൻ നോക്ക്ണ്ട്

ഞങ്ങള് ക Town ക്ക് പോവും ആടൊരു മിയ മിയാന്ന് പറഞ്ഞോര് Famous restaurant ഇണ്ട് അങ്ങോട്ട് പോക്കിണ്ട്

ബിരിയാണി ഇഷ്ട്ടല്ല

ബിരിയാണിക്കെ ഇഷ്ട്ടാണ് ബിരിയാണി ഇഷ്ട്ടാണ് അതെ മാരി കഫ്‌സ ഇഷ്ട്ടാണ്

നോമ്പൊറൊക്കെ ഇണ്ടാക്കിനോ ഉമ്മൻറെ വീട്ടിലോ ആഹ് നോമ്പൊറ ഇണ്ടായിന്ന് ഉമ്മൻറെ വീട്ടിലിണ്ടായിന്ന് നാട്ട്കാരിണ്ടായിന്

പിന്നെ മ്മളെ ഒപ്പം പഠിച്ചേ പത്താം Class ൻറെ ഇഫ്താർ ഇറങ്ങീറ്റിണ്ടായിന്

പിന്നിപ്പോ ഒരുപാട് കഴിഞ്ഞ് പതിനഞ്ച് നോമ്പ് ആയപ്പൾക്കന്നെ

അത്താഴത്തിന് എന്താ ഇങ്ങള് കയ്ക്കല് ചോറെന്നെയാ കയ്ക്കല് അത്തായതിന് ചോറെന്നെയാ കയ്ക്കല് ഉം ഞാൻ ചോറല്ല കയിക്കല്

ഞാന് Juice കുടിക്കലാണ് ഈത്തപ്പഴോം Dry fruites ഒക്കെ ഇട്ട് Nuts ഒക്കെ ഇട്ടിട്ടേ

പിന്നെ

Four twenty കാര്യങ്ങളൊക്കെ ഇണ്ട് നാട്ടിലിണ്ട്

എവടെ Tube സോഡാ മ്മളെ ആത്മാവേ

ആത്മാവേ പോ അതൊക്കെയാണിബിടെ Special ആയിട്ടില്ല സാനള്ളേ

ഇതിനെന്താ ആ അമ്പത് നാപ്പത് ആ Rate ലോക്കെ വെരും ആ ഈ പൈസക്കൊക്കെ Worth ആണോ അയ്

Quality ഇളേ Quantity ഇളേ സാന പിന്നെ Shop അത്യാവശ്യം Famous ആണ് നാട്ടിലിള്ളേ ആൾക്കാരോ അതോ പൊറത്ത്ന്ന് വന്നോളൂ ഓല് നാട്ടിന്ന് പോ പോർത്തുന്ന വന്നോല് പോർത്ത്ന്ന് വന്നോലാണത്

എ

ഉം അവിടെ അത്യാവശ്യം Crowed ഒക്കെ ഇണ്ടാവും

ഇങ്ങളവിടെ Four twenty യ Special

അവിടെ എവിടെ കട ഇണ്ടോ Town ത്തന്നെ ഇണ്ടോ അതോ

അവിടെത്തന്നെ

പിന്നെന്ത

ഉം ഉം ഇങ്ങളവിടെ Shop ഒന്നുല്ലേ ഈ മന്തി കയിക്കൻ പോക്കൊന്നുല്ലേ

ഞമ്മള് നെഹദിയെ കുഴി മന്തി

അവിടുത്തെ എങ്ങനെ Price ഉം കാര്യങ്ങളൊക്കെ എങ്ങനെ അവിടെ നൂറ്റി എമ്പതാണ് ഒര് Single ന് അവിടെന്താ അതേന്നുള്ളു വെറുണ്ടോ Special ഇണ്ടോ സനങ്ങള് ഇതെന്നെ പിന്നെ Chicken items അതോക്കിണ്ട് Alfam shawaya തന്തൂരി ഉം

സംഭാവോ നല്ല Taste ആണോലെ Food ഇങ്ങള് വന്നിട്ടില്ലേ സ്നേഹദീപ് വന്നിട്ടില്ല ല് ആ ഒന്ന് രണ്ട് തവണ വന്നിക്കുണു

ആ Food ഞാൻ കയിച്ചിട്ടിണ്ട് Food ഒക്കെ ഉഷാറാണ് നല്ല Taste ഇണ്ട് ഒരുപാട് Branch കളിണ്ടെനിക്ക്

എല്ലാ എല്ലാ State ലു ഇണ്ട് ഇന്നൊരു നോമ്പൊറ ഇണ്ട്

ഉപ്പാൻറെ വീട്ടിത്തന്നെയാ മൂത്തപ്പൻറെ പേരല്ലേ എപ് എപ്പളാ നോമ്പൊറക്ക്ന്നെന് ചെല്ലണം ഉം വല്യ പരിപാടി

ആടെ എന്തൊക്കെയാ Special ഇന്നെന്തൊക്കെയാ Special എന്തൊക്കെയാ അറീല്ല ല്ല Catering കാരെ ഏൽപ്പിച്ചേക്കണേ

Full ഇപ്പൊ ഓല ല്ലേ അപ്പൊലി ചെയ്യണൊക്കെ

പിന്നെന്താ നിനക്ക് പരിപാടിണ്ടോ ഇന്ന്

എന്ന ശരിയെന്ന ആ അപ്പൊ ശരി വിളിച്ചതിന് നന്ദി Okay

hello നമസ്ക്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഈ ഒരു വേനൽച്ചൂടിനെ സംബന്ധിച്ചാണ്. വേനൽച്ചൂടിനെ സംബന്ധിച്ചു പറയുമ്പോൾ നമ്മൾ ഇതൊരു പ്രകൃതിയെപറ്റി സംസാരിക്കലാവും. എന്നിരുന്നാലും നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകൊണ്ടാണ് ഈ ഒരു നിലയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ടിവന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചൂട് നമ്മൾ അനുഭവിക്കാൻ കാരണം നമ്മുടെ മനുഷ്യരുടെ ദുഷ്പ്രവർത്തിക്കൾ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ദുഷ്പ്രവർത്തി കാരണം ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഈ ചൂട് വളരെ വലുതാണ് ചൂടെന്നുപറഞ്ഞാ ഈ ലോകം തന്ന നശിച്ചുപോകുന്ന ഒരു ചൂടുതന്നെയാണ് വേനൽക്കാലത്തിന്‍ടെ ചൂട് എന്നുപറഞ്ഞാൽ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും അതുപോലെതന്നെ മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഈ വേനൽചൂട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വേനൽ പോലെ ഉള്ള ചൂട് ഈ ലോകത്ത് ഇനി മുൻപോട്ടുപോവുകയാണെങ്കിൽ നമ്മളിൽ പലരു നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതിനേക്കാൾ കൂടുതല്‍ ചൂട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യന് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ചൂട് maximum നൂറ് degree പനി തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.

രാജ്യത്തിൻടെ ഈ ഒരു ദുഷ്പ്രവർത്തി കാരണമാണ് ഇങ്ങനെയൊരു ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിൻടെ ഈ ഒരു ശൈലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻടെ ഈ ഒരു മരങ്ങളെ നശിപ്പിക്കുന്നതും അതുപോലെതന്നെ കാടുകളെ നശിപ്പിക്കുന്നതും അതുപോലെതന്നെ മലകളും കുന്നുകളും നിരത്തി അവിടെ പുതിയ പുതിയ building കൾ കെട്ടിപൊക്കുന്നതും road കൾ വരുത്തുന്നതും road അരികിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതും എല്ലാം എല്ലാം വളരെ വളരെ ദുഷ്പ്രവർത്തികൾ തന്നെയാണ് എന്ന്

അല്ലെങ്കിൽ ഈ കേരളമെന്ന എന്ന രാജ്യം sorry കേരളം എന്ന ഈ നാട് അനുഭവിക്കുന്ന ഈ ഒരു ചൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ വളരെ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നാപ്പതു degree celsius ൽ കൂടുതൽ ചൂട് നമ്മുടെ സ്വന്തം നാട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാടായ പാലക്കാട്ട് ഈയൊരു ചൂട് നമുക്ക് മനുഷ്യർക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇതിനപ്പുറം ഒരു മഴ നമ്മുടെ കൊച്ചു കേരളത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന്‍ടെ ഈ ഒരു പോക്ക് വളരെ ദുഷ്‌കർമ്മങ്ങൾ നിറഞ്ഞതുകൊണ്ടു മാത്രമാ ഇന്ന് ഈ കാണുന്ന ചൂട് നമ്മൾ അനുഭവിക്കേണ്ടിവരുന്നത്. അതുപോലെതന്നെ എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് മഴ. മഴയെക്കുറിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചു മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല. വേനൽച്ചൂടിനെ സംബന്ധിച്ച് പറയുന്നതുപോലെയല്ല മഴയെക്കുറിച്ച് പറയുന്നത്. മഴ ഒന്ന് അധികമായാൽ നമ്മുടെ നാടുതന്നെ ഇല്ലാതാകും എന്ന് തീർച്ചയാണ്. കാരണം നമ്മുടെ dam പൊട്ടുകയാണെങ്കിൽ ഇന്ന് ഈ കാണുന്ന കേരളത്തിന്റെ മൂന്നു നാല് ജില്ലകൾ വെള്ളത്തിന്‍ടെ അടിയിൽ പോകുമെന്ന് യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന മഴയുടെയും

ദുഷ്പ്രവർത്തികൾ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കുമറിയാം. രാജ്യത്തിൻടെ നിഷ്‌പക്ഷമായ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള്‍ക്ക് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. എന്നിരുന്നാലും രാജ്യം ഈ അനുഭവിക്കുന്ന ചൂടിന് വളരെ വലിയൊരു മറുപടിതന്നെ നമ്മൾ പറയേണ്ടിവരും. ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നത് കൺമുന്നിലൂടെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്.

ചൂട് ഇനി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വീടുകളിൽ ഒരുപാടു മരങ്ങൾ നഷ്‌ടമാകുന്നതും പച്ചക്കറി കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കൃഷിയിടങ്ങൾ നശിക്കുന്നതുമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തീര്‍ച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു രീതി നമുക്ക് എടുത്തുപറയേണ്ടതാണ്. ചൂടിനെ ചെറുക്കാനിനി ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് മഴയെന്നു പറയുന്ന നമ്മുടെ ഒരു സമ്പ്രദായത്തെ വിളിച്ചുവരുത്തലാണ്. മഴയില്ലെങ്കിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. രാജ്യത്തിൻടെ സ്നേഹത്തിന്‍ടെയും ഐശ്വര്യത്തിന്‍ടെയും കാരണമായ ഈ ഒരു പ്രകൃതിതന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെയും കേരളാ സംസ്ഥാനത്തെയും ഇന്നീ കാണുന്ന രീതിയിൽ എത്താൻ കാരണം. തീർച്ചയായിട്ടും മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻടെ ഈ ഒരു ചൂട് ozone പാളിക്ക് വന്ന വിള്ളൽ തന്നെയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തിൻടെ ഈ ഒരു പോക്ക് വളരെ ബുദ്ധിമുട്ടേറിയതു തന്നെയാണ്. എന്നിരുന്നാലും രാജ്യം ഈ അനുഭവിക്കുന്ന ഈ ഒരു വേനൽച്ചൂടിനെ നമ്മൾ

അതുപോലെതന്നെ മഴയെകുറിച്ചു പറയുകയാണെങ്കിൽ മഴ എന്ന് പറയുന്ന സമ്പ്രദായം ഇന്നീ കാണുന്നതുപോലെയല്ല. പണ്ടൊക്കെ മഴ എന്നുപറയുന്നതും വെയില് എന്ന് പറയുന്നതും ഒരേ രീതിയിൽ വന്നിട്ടുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന മഴ അമിതമായാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും വളരെ വലുതാണ്. മഴ അധികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ആപത്തുകൾ അത് വളരെ വലുതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സഹി ക്കപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ്. രാജ്യത്തിൻടെ ഈയൊരു കാര്യത്തിനെകുറിച്ചു പറയുകയാണെങ്കിൽ രാജ്യത്തിൻടെ ഈ ഒരു പ്രവർത്തികൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ

മാലിന്യങ്ങൾ കത്തി നശിപ്പിക്കുന്നത് കൊണ്ട് ozone പാളിക്ക് വരുന്ന വിള്ളലുകൾ അത് പറയുന്നതിനേക്കാൾ വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഈയൊരു രീതി നമുക്ക് പറയാനും അറിയാനും അറിയുന്നതുമാണ്. എങ്കി~ എന്നിരുന്നാലും നമ്മൾ പലരും വീണ്ടും അതുതന്നെ ആവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ കാണുകയുണ്ടായി. രാജ്യത്തിൻടെ ക്ഷേമത്തിന്‍ടെയും ഐശ്വര്യത്തിന്‍ടെയും നന്മക്കുവേണ്ടി നമ്മളിൽ പലരും ഈ ഒരു സമ്പ്രദായം പിന്തുടർന്നിട്ടില്ലായെങ്കിൽ ഇന്നീ കാണുന്ന ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ഈ കാണുന്ന കേരളം നമുക്കിനി കാണാൻ വളരെ ബുദ്ധിമുട്ടാകും. പച്ചവിരിച്ച പുൽമൈതാനത്തിന്‍ടെ കേരളമായ നമ്മുടെ സ്വന്തം കേരളം ഇനി കത്തിനശിക്കുന്നത് കാണാന്‍ കൂടുതൽ കാലം മുന്നോട്ടുപോകേണ്ടതില്ല എന്നുതന്നെ നമുക്ക് ഉറക്കെ പറയാം. രാജ്യത്തിൻടെ ഈ ഒരു വ്യക്തിഗതമായ ഒരു കാഴ്ചപ്പാടിനെ നമ്മളിൽ ഓരോ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഓരോ കേരളീയനും അറിഞ്ഞുകൊണ്ടുതന്നെ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ആശിർവദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തെ

ഈ ഒരു മണ്ണിനെ നമ്മൾ മാന്തി മാന്തി മാന്തിയെടുത്ത് വിള്ളലുകൾ വീഴ്‌ത്തുന്ന രീതിതിയിലുള്ള കുന്നുകളും മലകളും നിരത്തി